അദ്ദേഹത്തിന്റെ മകന് ടിപ്പു സുൽത്താൻ മൈസൂരിലെ പുതിയെ ഭരണാധികാരിയുമായി മാവുകയും company യുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരും ടിപ്പു സുലത്താനും തമ്മില് ഒപ്പ് വച്ച മംഗലാപുരം സന്ധി സന്ധിയും സന്ധിയുടെ അടിസ്ഥാനത്തില് രണ്ടാം ആംഗ്ലോ മൈസൂര് യുദ്ധം അവസാനിച്ചു. english കാരെ ടിപ്പു സുൽത്താൻ മംഗലാപുരം സന്ധിക്ക് വലിയ പ്രാധാനമൊന്നും നല്കിയിരുന്നില്ല ഡകാണിയിലും ദക്ഷിണേന്ത്യയിലും പൂർണമായി പൂർണമായ ആധിപത്യം സ്ഥാപിക്കുക സ്ഥാപിക്കുകയായിരുന്നു ഇരു കൂട്ടരുടെയും ലക്ഷ്യം ഇതിനിടയില് english കാരുടെ സഖ്യ കക്ഷി ആയിരുന്ന തിരുവിതാംകൂർ ടിപ്പു ടിപ്പുവിന്റെ ആക്രമണത്തിന് വിധേയ~വിധേയമായി തുടർന്ന് english കാർ ടിപ്പുവിനെതിരെ യുദ്ധ പ്രഖ്യാപനം നടത്തി കോൺവാലിസിന്റെ നേത്രത്വത്തിലുള്ള സൈന്യം ടിപ്പുവിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം വരെ എത്തി ചേർന്നു. യുദ്ധം തുടരുന്നത് മൈസൂറിന്റെ നാശത്തിന് വലിയൊരു

തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണഉടമ്പടിയില് ഒപ്പ് വച്ചു ഒരു വലിയ നഷ്ട നഷ്ടപരിഹാരതുകയ്ക്ക് പുറമെ ടിപ്പു തന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന

മേധാവിത്വം ഇതോടെ ഒരു വലിയ പരിതി വരെ തകർന്നു. മൈസൂറിന്റെ പകു~ പകുതിയോളം പ്രദേശങ്ങള് english കാർക്ക് നൽകേണ്ടി വന്നതിൽ നിരാശനായ ടിപ്പു english കാരോട് പ്രതികാരം ചെയ്യാന് തീരുമാനിച്ചു. മൈസൂറിന്റെ നഷ്ടപരി~ നഷ്ട~ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി ടിപ്പു സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബ്രിട്ടീഷുക്കാർക്കെതിരെ അന്തിമ യുദ്ധത്തിന് തയ്യാറെടുകുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളായ ഫ്രാൻസും അഫ്ഘാനിസ്ഥാന് അറബിയ ടുർകി എന്നിവരുടെ സഹായം അഭ്യർഥിച്ച് കൊണ്ട് ടിപ്പു സുൽത്താൻ അവിടങ്ങളിലെ ഭരണാധികാരികള്‍ക്ക് എഴുത്ത്~ എഴുത്തെഴുതി

സ്വന്തയം തലസ്ഥാന നഗരിയെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ധീരനായ ശ്രമത്തിനൊടുവിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത്തില് ടിപ്പു സുൽത്താൻ യുദ്ധത്തില് കൊല്ലപ്പെടുകയായിരുന്നു ടിപ്പുവിന്റെ മരണ ശേഷം അദ്ദേഹത്തിന്റെ ഭരണപ്രദേശങ്ങൾ British കാരും സഖ്യകക്ഷിയുമായ ഹൈദരാബാദ് നൈസാമും വിഭജിച്ചെടു വിഭജിച്ചെടുക്കുകയായിരുന്നു. മൈസൂർ പഴയ രാജകുടുംബങ്ങള്ക്ക് വിട്ടു കൊടുത്തു. അടുത്തത് മറാഠി ബന്ധങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തില് നേരെത്തെ നിലനിന്നിരുന്ന മറാഠ സാമ്രാജ്യം അഞ്ച് പ്രദേശം~ അഞ്ച് പ്രാദേശിക രാജ്യങ്ങൾ ആയി വിഭജിക്കപ്പെട്ടു പുനെയിലെ യശോ ബറോഡയിലെ ഗായികവാട് ഇൻഡോറിലെ ഓള്കര് നഗപ്പൂരിലെ ബാനസോളായി എന്നിവയായിരുന്നു അഞ്ച് പ്രദേശിക മറാഠ ഭരണാധികാരികൾ ഈ അഞ്ച് പ്രാദേശിക രാജ്യങ്ങളും പേർഷ്യയുടെ മേധാവിത്വത്തിൽ കീഴില ഒരു confedere~confederacy ആയി നിലനിന്നുവെങ്കിലും, അഞ്ച് ഭരണാധികാരികളും മേധാവിത്വം നേടിയെടുക്കാനായി പരസ്പരം ഏറ്റുമുട്ടി തുടകത്തില് ബ്രിട്ടീഷുക്കാർ മറാ തുടക്കത്തിൽ British ക്കാർ മറാഠികളുമായി സൗഹൃദബന്ധത്തിലായിരുന്ന പൂനെയില് പേർഷ്യയുമായി ഒപ്പുവച്ച സൗഹൃദ

അതേസമയം പടിഞ്ഞാറൻ ഇന്ത്യ തീരത്ത് ഒരു കോട്ട French കാർ നല്കാൻ പേർഷ്യ തിരുമാനിച്ചപ്പോൾ British ക്കാരുടെ എതിർപ്പ് എൽക്കേണ്ടി വന്നു. ഇംഗ്ലീഷുക്കാർ മറാഠികള്ക്ക് നേരെ സൈനിക നീകമ നടത്തിയ നടത്തിയെങ്കിലും

പരസ്പരം സൈനിക നീക്കം നടത്തുന്നത് നടത്തുകയെങ്കില് നടത്തുകയില്ലെന്ന് ഇരുപക്ഷവും പരസ്പരം സൈനിക നീക്കം നടത്തുകയില്ലെന്ന് അംഗീക അംഗീകരിച്ച് ഈ കരാർ english ക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകി. എന്റെ വിഷയം ആംഗ്ലോ മറാഠി ബന്ധങ്ങളാണ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം, ഞാനിന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിക്കുന്ന വിഷയം നമ്മുടെ കൊച്ചു കേരളത്തെ പറ്റിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ത്യയിലെ ഒരു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 വടക്കൻ ആ അക്ഷാംശം എട്ടേ degree പതിനേഴേമുപ്പതിനും പന്ത്രണ്ടേ ഇരുപത് നാല്പത്തിഏഴേ നാല്പത്തി ഒന്നിനും ഇടയ്ക്ക് കിഴക്കേ രേഖാംശം എഴുപത്തി നാല് degree എഴുപത്തേഴേ നാല്പത്തേഴിനും എഴുപത്തേഴ് degree മുപ്പത്തിനാലെ പന്ത്രണ്ടിനും നമ്മുടെ ഈ സംസ്ഥാനം

തെക്കുഭാഗത്തും കിഴക്കുഭാഗത്തും നമ്മുടെ തമിഴ്ന്നാട് ആണ് അതുപോലെ വടക്കേ അറ്റത്ത് കർണ്ണാടകയാണ്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുമാണ് പതിനൊന്നു മുതൽ ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് kilometer വരെ വീതിയും അഞ്ഞൂറ്റി അമ്പത് kilometer നീളവുമുള്ള കേരളത്തിന്റെ അതിർത്തികൾ അങ്ങനെയാണ് അതിർത്തി പങ്കിടുന്നത്. അവിടെ ചുറ്റളവ് എങ്ങനെയാണ് പറയുന്നത് നമ്മുടെ കേരളത്തില് പ്രധാനമായും സംസാരിക്കുന്നത് നമ്മുടെ ദേശീയ നമ്മുടെ സംസ്ഥാന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാതൃ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും തെങ്കാശി ജില്ലയും ചെങ്കോട്ട താലൂക്കിന്റെ കിഴെക്കെ ഭാഗങ്ങളും ഒഴികെ തിരുവിതാംകൂർ അതുപോലെ പണ്ടത്തെ കൊച്ചി പഴയ നമ്മുടെ മദിരാശി ആ അതുപോലെ സംസ്ഥാനത്തിലെ ഗൂഡല്ലൂർ താലൂക്ക് അതുപോലെ കുണ്ട താലൂക്ക് ആനക്കട്ടി അട്ടപ്പാടി വനങ്ങൾ അതൊക്കെ നീലഗിരി ജില്ലയെന്നാ അറിയപ്പെടുന്നത്. അതുപോലെ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗങ്ങൾ ഒഴികെയുള്ള മലബാർ ജില്ലാ അതെ സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ തുളുനാട് ഉൾപ്പെടുന്ന കാസർഗോഡ് താലൂക്ക് കാസർഗോഡ് ജില്ല എന്നീ പ്രദേശങ്ങൾ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് november ഒന്നിനാണ് ഭാഷാ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത്. നമ്മള് ഇരുപത്തെട്ട് സം നമ്മുടെ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ ഒരു ആ സംസ്ഥാ~സംസ്ഥാനമാണ് നമ്മുടെ കേരള~കേരളം നമ്മുടെ ദക്ഷിണേന്ത്യ എന്നാണ് നമ്മുടെ പ്രധാന

ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് രൂപീകരിച്ചത്. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ അനന്തപുരി എന്നൊക്കെ പറയുന്ന നമ്മുടെ തിരുവന്തപുരമാണ് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം. നമ്മുടെ ഭരണ പ്രദേശവും പ്രദേശങ്ങളും മറ്റു സർക്കാർ ആ office കളെല്ലാം സ്ഥിതിചെയ്യുന്നത് തിരുവന്തപുരത്താണ്. പ്രധാന office കളെല്ലാം ഏകദേശം പതിനാല് ജില്ലകളാണ് നമ്മുടെ കേരളത്തിൽ ഉൾപെട്ടിട്ടുള്ളത്. തിരുവന്തപുരമാണ് നമ്മുടെ ഭരണ പ്രദേശം അതായത് നമ്മുടെ തലസ്ഥാനം ഭരണസമിതിക്ക് പറയുന്നത് കേരള സർക്കാർ എന്നാണ് ഭരണ സമിതിക്ക് നമ്മൾ പറയുന്നത്. ഏകദേശം നൂറ്റിനാല്പതോളം നിയമ സഭ മണ്ഡലങ്ങൾ നമ്മുടെ കേരളത്തില് ഉണ്ട് അതുപോലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളും നമ്മുടെ പ്രധാന നീതിനിർവ്വ~നിർവ്വഹണ സ്ഥ~സ്ഥലം പറയുന്നത് supreme കോടതിയാണ് supreme കോടതിയാണ് നമ്മുടെ supreme കോടതി sorrysupreme കോടതി അല്ല high ക്കോടതിയാണ് നമ്മുടെ പ്രധാന കോടതി എന്ന് പറയുന്നത്. ഏകദേശം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് kilometer ഉണ്ട് നമ്മുടെ വിസ്തീർണ്ണം നമ്മുടെ ഈ കേരളത്തിന്റെ വിസ്തീർണ്ണം. ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിന്റെ census പ്രകാരം നമ്മളെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നു കോടി മുപ്പത്തി മൂന്നു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തേഴാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പതിമൂന്നാം സ്ഥാനത്താണ് മൂന്നു കോടി ജനങ്ങൾ നമ്മുടെ കൊച്ചുകേരളത്തിലാണ് താമസിക്കുന്നത്. പിന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളായ ഐസ്ലാൻഡ് അവിടെയൊക്കെ ഏകദേശം ഒരുലക്ഷത്തിന്റെമേൽ ഒരുലക്ഷത്തിനു മുകളിൽ ഒക്കെ ജനങ്ങൾ ഉള്ളൂ. അതിനെ അപേക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകേദശം നമ്മുടെ മൂന്നുകോടി ജനങ്ങൾ നമ്മുടെ കൊച്ചുകേരളത്തിൽ ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളേക്കാൾ നമ്മളെ ഈ കേരളം അതിനേക്കാൾ ഒരുപാട് മുന്നിലാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ജനസാന്ദ്രതയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏകേദശം എണ്ണൂറ്റി അറുപതോളം kilometer square ൽ ആണ് അറിയപ്പെടുന്നത് അന്ന് ISO നൂറ്റിമുപ്പത്തൊന്ന് അറുപത്താറ് പറയുന്നത് KL എന്ന രീതിയിലാ അറിയപ്പെടുക ഇന്ത്യ

സാക്ഷരതയുടെ കാര്യത്തില് അതായത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മളെ സംസ്ഥാനം ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ ഈ രാജ്യത്തില് ഇന്ത്യയില് ഏകേദശം തൊണ്ണൂറ്റി ഒൻപതേ point തൊണ്ണൂറ് ശതമാനം നമ്മടെ ഈ കേരളത്തില് സാക്ഷരത കൈവരിച്ച ആൾക്കാരാണ് ഔദ്യോഗിക ഭാഷ മലയാളാണ്. ആധുനിക കാലം നമ്മള് പഴയ കാലത്ത് നമ്മള് ആ വാസ്കോഡഗാമ അതുപോലെ കുഞ്ഞാലിമരക്കാര്, ആരോമൽ ചേകവര് അങ്ങനെ പിന്നെ dutch east indian company തിരിവിതാംകൂർ dutch അതുപോലെ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 കേരളത്തില് ഒരുപാട് സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം നമ്മുടെ പ്രത്യേകത എന്താന്നു വച്ചാൽ വൈവിധ്യമേറിയ വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. ലോകത്തില് സന്ദർശനം നടത്തേണ്ട അമ്പത് സ്ഥലങ്ങളിൽ അമ്പത് സ്ഥലങ്ങളില് അമ്പത് സ്ഥലങ്ങളുടെ പട്ടികയില് ഇടം പിടിച്ചതിൽ നമ്മുടെ കേരളവും ഉണ്ട്. അതായത് national geographic traveller magazine ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു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 സംസ്ഥാനം തിരുവന്തപുരമാണ്. മറ്റു പ്രധാന നഗര~നഗരങ്ങള് ഏതൊക്കെയെന്ന് വച്ചാല് കൊച്ചി, കൊച്ചിയാണ് നമ്മുടെ വാണിജ്യ തലസ്ഥാനം കൊച്ചിയാണ് അറിയപ്പെടുന്നത് അതുപോലെ കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂര്, കണ്ണൂര്, കോട്ടയം എന്നിവ അതുപോലെ ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അതൊക്കെ കളരിപ്പയറ്റ്, കഥകളി, പടയണി, ആയുർവ്വേദം, തെയ്യം, മാപ്പിളപ്പാട്ട് തുടങ്ങിയവ കേരളത്തിനെ

കേരളത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയിൽ സമ്പത്ത് വ്യവസ്ഥയുടെ പ്രധാന ഘ~ഘടകമാണ് അമേരിക്ക ഉൾപ്പെടെ പല വിദേശ വികസിത രാജ്യങ്ങളിൽ മലയാളിയായ nurse മാർ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്നുണ്ട്.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 മൽസ്യം കരിമീൻ ആണ് പാനീയം ഇളനീര് ആണ് ശലഭം . ഇതൊക്കെയാണ് കേരളത്തിന്റെ പ്രധാന ചിഹ്നങ്ങള് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു കേരളം.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 നമ്മുടെ ആളുകളൊക്കെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് കൈവരിച്ചതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് മുന്നിലേക്ക് നമ്മൾക്ക് വരാൻ കഴിഞ്ഞത്. നമ്മളെ ഇന്ത്യയില് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാടു മുന്നിലേക്ക് എത്തിയത് അങ്ങനെയാണ്

പിടിക്കുന്നതാണ് അതായത് യൂറോപ്പിലെയും ചില രാഷ്ട്രങ്ങളോട് കട പിടിക്കുന്ന സാക്ഷരതയും ആരോഗ്യവും നമ്മളെ ഇതൊക്കെ കേരളത്തില് നമ്മൾ നേടിയിട്ടുണ്ട്. ഇതിനുമേൽ ആ നമ്മുടെ കേരളം കൈവരിച്ച സാക്ഷരതയും നമ്മുടെ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസവും പിന്നെ നമ്മള് വിദേശരാഷ്ട്രങ്ങളിൽ ഇതെല്ലാം നമുക്ക് മുതൽക്കൂട്ടായി മാറിയത്. കേരളത്തിന്റെ സാമൂഹ്യ വികസനത്തിൽ കേരള model എന്ന പേരിൽ പല രാ~രാജ്യങ്ങളും സാമൂഹ്യ ശാസ്ത്രജ്ഞരും പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഇതര സാമൂഹിക മേഖലകളിൽ കൈവരിച്ച ചില നേട്ടങ്ങൾക്കും ആ നേട്ടങ്ങൾ മൂലം കേരളം ശ്രദ്ധിക്കപ്പെടുന്നു തൊണ്ണൂറ്റൊന്ന് ശതമാനം സാക്ഷരതയാണ് അതിലൊന്ന് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കാണ്. രണ്ടായിരത്തിഅഞ്ചിൽ transparency international നടത്തിയ ഒരു survey പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും persian അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇത്ര ഒരു വിദ്യാഭ്യാസ രീതിയിൽ നമ്മള് അതുപോലെ നമ്മള് സാമ്പത്തികത്തിലും നമ്മള് മുന്നോട്ട് പോയത്

അതുപോലെ ഭൂഗർഭ ജലം, വൈദ്യുത പദ്ധതികള്, കടലും, തീരവും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വനങ്ങള് അതുപോലെ ഋതുക്കൾ എങ്ങനെയൊക്കെയാണ് കാലാവസ്‌ഥ, ഗതാഗതം, രാഷ്ട്രീയം സമ്പദ്‌വ്യവസ്ഥ, വ്യവസായം, വിനോദസഞ്ചാരം, സാംസ്‌കാരിക രംഗം, ആചാരങ്ങൾ, കലകൾ, വിദ്യാഭ്യാസം, ആഹാരരീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെപറ്റി പറയാനുണ്ട് നമ്മുടെ കുറഞ്ഞ സമയം ഇത്ര ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവര്ക്കും നന്ദി, നമസ്കാരം.

നിലവിൽ Portuguese persia team നിന്നും വേണ്ടിയുള്ള വേണ്ടിയും കളിക്കുന്ന ഇദ്ദേഹത്തെ ലോകത്തെ എക്കാലത്തെയും മികച്ച Football കളിക്കാരൻ എന്ന് കീഴിലാണ് റൊണാൾഡോ തൻറെ Career ആരംഭിച്ചത് മികച്ച പ്രകടനം കായ്ച്ചവെച്ച ഇദ്ദേഹം രണ്ട് Season കൾക്ക് ശേഷം Sporting team ലേക്ക് മാറി റൊണാൾഡോയുടെ മികച്ച കയിവുകൾ ശ്രദ്ധിച്ച Manchester united ൻറെ manager സർ അലക്സ് ഫോർച്ചു ഫെർഗുസൺ രണ്ടായിരത്തി മൂന്ന്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

കളിക്കാരനായി തെരഞ്ഞടുക്കപ്പെട്ടു ഇദ്ദേഹമായിരുന്നു അതെ വർഷം റൊണാൾഡോ FIFA World final of the year ആയി FIFA World fire Of the year ആയും തിരഞ്ഞെടുക്കപ്പെട്ടു കൂടെ നാപ്പത് വർഷത്തിൽ Manchester united ൽ നിന്നുള്ള ആദ്യ ലാൻഡോർ ലാൻഡോർ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 ജോർജ് ബ്രാ ബെസ്റ്റിനും ഡേവിസ് ഡേവി ഡേവിസ് സ്ട്രോർവിനും മുകളിൽ സ്ഥാനം കൊടുത്തു രണ്ടായിരത്തി പതിമൂന്ന് വർഷ വർഷത്തെ അതായത് ലിയോ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

ഏറ്റോം പ്രശസ്ത തല പ്രശസ്തമായ മാരുമായ Athlete ആയും തിരഞ്ഞെടുക്കപ്പെട്ടു സമയം ഏറ്റോം കൂടുതൽ നൂറ് പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ ലോകത്തെ സ്വാധീനിച്ച ആളുകൾ അവരുടെ Career ൽ ഒരു Billoin dollar സമ്പാദിച്ച ആദ്യത്തെ Football കളിക്കാരനും മൂന്നാമത്തെ കായികതാരവുമാണ് റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിൻറെ കുടുംബം കൊണ്ടും ദാരിദ്ര്യത്തിൽ ആയിരുന്നു ഈ ഒരു മകനെക്കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിനില്ലായിരുന്നു ഇതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻറെ അമ്മ ഗർഭ അവസ്ഥയിൽ തന്നെ ക്രിസ്റ്റനോ ഇല്ലാതാക്കാൻ ശ്രെമിച്ചു ഗർഭവസ്ഥയിലുള്ള ക്രിസ്താനോയെ ചു Beer കുടിച്ച് Abortion പലതവണ ശ്രെമിച്ചു പ്രതിസന്ധി എല്ലാം മറികടന്ന് കുഞ്ഞ് റോണി ജനിച്ചു ക്രിസ്ത്യാനോയെ റൊണാൾഡോ ഡോസ് സാൻട്രോസ് അവേരിയോ February പതിനഞ്ച്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 ഡിനിസ് അവെയ്‌റോ അമ്മ മരിയ ഡ്രോളോ ഡൊളോറസ് ഡോസ്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 ഉമായ അഹ് റോണാ അഹ് റൌണ്ട് റൊണാൾഡോ പേരാണ് അച്ഛൻ തൻറെ ഇളയ മകന് ഇട്ടത് എന്ന രാജ്യം എന്നൊരു എന്ന ഒരു ഹ്യൂഗോ എന്നൊരു ജേഷ്ടൻ ഉണ്ടായിരുന്നു ഉണ്ട് വളർന്നു വന്നത് Portuguese club Club ആയിട്ടാണ് എത്രാം വയസ്സിൽ Team ൽ And and കളിച്ചു ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യിൽ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 റൊണാൾഡോ Sporting റൊണാൾഡോ Sporting ലേക്ക് മ മറ്റ് യുവ താരങ്ങളോടൊപ്പം Sporting ൻറെ Youth academy യിലേ അൽക്കൊച്ചേറ്റിൽ പരിശീലനം തുടങ്ങി അഹ് അൽക്കോചേറ്റിൽ പരിശീലനം തുടങ്ങി Sporting ല് അട Under sixteen under seventeen under eighteen First team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 Goal കൾ നേടിയ റൊണാൾഡോ ശ്രെദ്ധേയനായി പതിനഞ്ചാം വയസ്സിൽ അഹ് ഹോൾട്ട് എന്ന എ സ്ഥിതീകരിക്ക പ്പെട്ട സ്ഥിതിക്കപ്പെട്ട അമ്മയുടെ അഞ്ച് അനുമതിയോടെ Sporting അധികൃതർ ആശുപത്രിയിൽ ചേർത്ത് അവിടെയുള്ള Laser ഉപയോഗിച്ച് Test നടത്തി കുറച്ച് ദിവസം കൊണ്ട് റൊണാൾഡോ പരിശീലനം വീണ്ടും തുടങ്ങി റോണോയുടെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞ അന്നത്തെ Liverpool manager ആയ ജെറാർഡ് ഹുലിർ ആയിരുന്നു പക്ഷെ Liverpool അന്ന് തങ്ങളുടെ അഹ് തങ്ങളുടെ Team ൽ ചേർത്തില്ല റൊണാൾഡോ തീരെ ചെറുപ്പമാണെന്ന് റൊണാൾഡോ തീരെ ചെറുപ്പമാണെന്ന് കയിഞ്ഞ ചെറുപ്പമാണെന്നും കഴിവ് വളർന്ന് കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്ന് അവർ കാരണം പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ ൻറെ ഉദ്‌ഘാടനം Manchester united തോൽപ്പിച്ചപ്പോൾ അഹ് Manchester united നെ തോപ്പിച്ചപ്പോൾ റൊണാൾഡോയുടെ പേര് കണ്ട മാഞ്ചസ്റ്റർ താങ്കളുടെ manager ആയ സർ അലക്സ് ഫെർഗുസാൻറെ ലേക്ക് തിരിച്ചുവിട്ടു

United ഉമായി കരാറ് ചത്തോടെ ആദ്യത്തെ Portuguese താരമായി ചുവന്ന കു ചെകുത്താനായി മാറിയ ശേഷം ആകെ Management jersey number ഇരുപത്തെട്ടാവശ്യപ്പെട്ടു അഹ് ഇത് ഇതിനുകാരണം Jersey number ഏയ് എന്നകളിക്കാരൻ മേൽ ഒരുപാട്

താരങ്ങൾ അടുത്ത കളിക്കാരൻ അത് അഹ് എ യുള്ള തുടങ്ങിയ United അഹ് ഡേവിഡ് ബെക്കാം തുടങ്ങിയ United അഹ് United number seven കളിക്കാരുടെ പ്രകടനം കണ്ട് ശീലിച്ച ആരാധകർ അടുത്ത കളിക്കാരിൽ നിന്നും അതെ നില അഹ് നില രതിലുള്ള പ്രകടനവുമാണ് പ്രധീക്ഷി ഷി ക്കും പ്രധീക്ഷിക്കും എന്നും പറഞ്ഞ് ഞാൻ നിർത്തുന്നു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 hello നമസ്ക്കാരം നിനക്ക് സുഖമല്ലെടി

ആ എനിക്ക് വളരെ ഏറെ സുഖമാണ്

ആ നമ്മുടെ send off ഉം അത് പോൽതന്നെ നമ്മുടെ class നെ കുറിച്ച് ഉം പരീക്ഷയെ കുറിച്ചും എല്ലാം പറയാം അല്ലെ ആ അതെ അതു പറയാൻ നമുക്ക് ഒരുപാട് ഇഷ്ട്ടമായിരിക്കും നമ്മൾ രണ്ട് പേരും ഒരു class ൽ ആയിരുന്നു അല്ലെ ഉം അതുപോലെ തന്നെ നമ്മക്ക് കൊറേ പറയാനുണ്ട് നമുക്ക് സമയം തീരെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് തോര നേരം പറയാനുണ്ട് നമുക്ക് പറയാം തുടത്താം അല്ലെ ആ അതെ നമുക്ക് പറയാൻ തുടത്താം

എളുപ്പായിരുന്നു പരീക്ഷ കാരണം പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ വേറെ ആണുങ്ങളിലെ കുറിച്ച് പറയാമല്ലോ ആണുങ്ങൾ തീരെ പഠിക്കില്ല അല്ലെ ആ അത് ശരിയാ എന്നാലും നമ്മൾ പെണ്ണുങ്ങളോട് കുറച്ചൊക്കെ ആണുങ്ങൾ ചോദിച്ച്‌ എഴുതാറുണ്ട് ചിലപ്പോഴൊക്കെ ഏർ നമ്മുടെ class ലെ കുട്ടികൾ

കാരണം നമ്മൾ ചെറിയൊരു class ലല്ലേ നമ്മൾ ഏർ എട്ടാം class ലല്ലേ എട്ടാം ഒന്നും LKG മുതൽ എട്ടാം class വരെ ജയിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പ്രശ്നം ഇല്ലാ അല്ലെ

ഉം നമ്മളെ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകളെ കുറിച്ച് പറയാമല്ലോ എടക്ക് വല്ല ഭാഗ്യവും ഉണ്ടെങ്കിൽ വല്ല പഠിപ്പിസ്റ്റും ഉണ്ടായോ ഉണ്ടായിരിക്കും പക്ഷെ അവൻ പറഞ് തരില്ല അല്ലെ

first activity തന്നെ ചിലപ്പോൾ ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ടാവുമല്ലേ ആ അത് ശരിയാണ് നമ്മക്ക് വന്ന ഒരു മാഷ് നമ്മളോട് പറഞ്ഞല്ലോ അറബി exam നായിരുന്നു ആ sir വന്നത് അപ്പോൾ ആ sir പറഞ്ഞു നിങ്ങൾ ആരുടേയും പരീക്ഷയിൽ copy യടിച് എഴുതണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവിശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന്റെ ഉത്തരം ലഭിക്കുമെന്ന് അല്ലെ ഉം നമുക്ക് വളരെ ഏറെ സന്തോഷം ആയിരുന്നു കാരണം അത് first തന്നെ നമുക്ക് അറബി പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രേം risk ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മദ്രസ്സയിലും എല്ലാം പഠിക്കുന്നത് തന്നെആണ് school തന്നെ വരുന്നത് അത് കൊണ്ട് അത് ആ ആരോടും ചോദിക്കണ്ട ആവിശ്യമില്ല ചിലപ്പോൾ sir മാർ തന്നെ നമുക്ക് പറഞ്ഞ് തരാറുണ്ട് അല്ലെ ആ അത് ശരിയാണ് നമ്മൾ എന്ത് doubt ചോദിച്ചാലും അവർ നമുക്ക് പറഞ്ഞു തരും അല്ലെ ഉം നമുക്ക് ചിലപ്പോ ഒറ്റക്ക് പറഞ് തരും ഇതാരിക്കും പറഞ്ഞു കൊടുക്കണ്ടാന്നു പറഞ്ഞിട്ട് അല്ലെ

ഇപ്പോൾ നമ്മൾ എട്ടാം class ഇത് ആയിരുന്നെങ്കിൽ നമ്മുടെ last പരീക്ഷക്ക് നമ്മുടെ sir എന്തായാലും നമുക്ക് പറഞ്ഞു തരും അല്ലെ ഉം നമ്മൾ എന്നിട്ട് ആ പരീക്ഷ എല്ലാം കഴിഞ് നമ്മൾ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം നമ്മക്ക് sendoff നടത്താം എന്ന് പറഞ്ഞിട്ട് നമ്മ എല്ലാം ready ആക്കിയിരുന്നു അല്ലെ ആ അത് ശരിയാ അതൊരു വേലിയാ അടിപൊളി sendoff ആയിരുന്നു അല്ലെ sendoff നെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഏറെ പറയാനുണ്ട് കാരണം അത്രക്കും ഉണ്ട് അതിൽ അല്ലെ ആ അത് ശരിയാ എല്ലാ class ഏർ sendoff നടത്തുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇരുവത് രൂപ വച്ച് എല്ലാവരും കൊണ്ട് വരാൻ പിന്നെ എല്ലാവരും കൊണ്ട് വന്ന ശേഷം ഒരു വലിയ cake ആണ് നമ്മൾ order ചെയ്തത് അല്ലെ

ഉം ഇടണമെന്നും girls girls ന്റെ colour ഇടണമെന്നുമാണ് പറഞ്ഞിരുന്നത് നിങ്ങൾ ഏത് colour ആയിരുന്നു ഇട്ടിരുന്നത്

വേറെ dress code ഉം ആയിരുന്നു ഇട്ടിരുന്നത് അതുപോലെ തന്നെ ആയിരുന്നു ആൺ കുട്ടികളും പിന്നെ നമ്മുടെ sendoff ന് അലങ്കാര പണി ആയിട്ട് ഏഴാം class എന്നെഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറെ ബലൂണുകളൊക്കെ കെട്ടി തൂക്കിയിരുന്നു അതിനൊക്കെ നമ്മുടെ teacher ആയിരുന്നു പെയിസ എടുത്തത് അല്ലെ

ആ അത് ശരിയാണ് നമ്മുടെ teacher ഒക്കെ നമുക്ക് കുറേകാലം പഠിപ്പിച്ച് തന്നതല്ലേ ഒന്നെങ്കിലും അതുപോലെ തന്നെ teacher വളരെ ഏറെ cash മൊതലാക്കിയിട്ടാണ് നമ്മക്ക് ആ sendoff ന് നമുക്ക് എല്ലാം set ആക്കി തന്നത് അല്ലെ ആ അത് ശരിയാ എല്ലാ sendoff നടത്തുമ്പോൾ നമ്മുടെ class മാത്രം sendoff നടത്തുവാൻ നടത്തുവാൻ ഏർ പാടുണ്ടല്ലോ എല്ലാവർക്കും ഒരു സ്വാതത്ര്യം ആണല്ലോ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം വാങ്ങി

മിഠായികൾ വാങ്ങി പിന്നെ cake രണ്ട് തട്ട് cake ഉം വാങ്ങി അതുകൊണ്ട് തന്നെ നമ്മുടെ sendoff എന്തൊരു രസമായിരുന്നു നമ്മുടെ teacher ഏർ നല്ല സാരിയും ഒക്കെ എടിത്തിട്ടായിരുന്നു വന്നത് അല്ലെ ആ എല്ലാ teacher മാരും എട്ടാം class ൽ പഠിക്കുന്നെ എട്ടാം class ൽ പഠിപ്പിക്കുന്നെ എല്ലാ teacher മ്മാരും dresscode ഇട്ട് വന്നിരുന്നു അത് പോൽ തന്നെ നമ്മളെ class എട്ട് party pop ഉം ഏർ

അത് നീ പറഞ്ഞത് ഭയങ്കരെ correct ആണ് പിന്നെ നമ്മുടെ sendoff ൽ പലകുട്ടികളും ഒരുപാട് ഏർ അവർക്ക് രൂപ വച്ച് മാത്രമല്ല ചിലവർ ഇരുപത്തഞ്ചും മുപ്പതും അയിമ്പത് രൂപ അടക്കം കൊണ്ട് വന്നിട്ടുണ്ട് അത്കൊണ്ടാണ് നമ്മുടെ sendoff ഇത്രയും ഭംഗി ആയി നടന്നത് അല്ലെ ഉം നമുക്ക് വളരെ ശരിയാണ് കാരണം അത്രയും lengthy വേണല്ലോ കൊറേ കുട്ടികൾ ഉണ്ട് അയിമ്പതോളം കുട്ടികൾ ഉണ്ട് അത് കാരണം

ആ അത് നീ പറഞ്ഞത് ഭയങ്കര correct ആണ് കാരണം അത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടുതലായി തി ഏർ കഴിക്കാൻ പറ്റി പിന്നെ അതുമല്ല എല്ലാവർക്കും വീതിച്ചെടുക്കാനും പിന്നെ teacher ടെ മുഖത്ത് തേക്കാനും ഒക്കെ ഉണ്ടായിരുന്നു cake മൂന്ന് മൂന്ന് kilo cake നല്ല taste ആയിരുന്നു നമ്മൾ order ചെയ്തത് എത്തി ആയിരുന്നുലെ കൃത്യ സമയത്ത് തന്നെ എത്തി മായിരുന്നു അല്ലെ ഉം അത് പോലെ തന്നെ നമ്മൾ ഏർ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ചെയ്തിരുന്നു ഞങ്ങൾ വത്തക്കയും പാലും എടുത്ത് ഞങ്ങൾ വെള്ളം ഉണ്ടാക്കിയിരുന്നു അത് നിങ്ങൾ കുടിച്ചിരുന്നില്ലേ നിനക്കു നിങ്ങക്കു ഓർമ്മയില്ലേ ആ അത് ശരിയാണ് ഞാൻ പറ്റെ മറന്നു പോയി നമ്മൾ school ഒക്കെ പൂട്ടിയിരിക്കുക ആണല്ലോ ഞാൻ ഒക്കെ അത്

ആ നമ്മൾ രണ്ട് വത്തക്ക മൂന്ന് വത്തക്ക ആയിരുന്നു എടുത്തിരുന്നത് പത്ത് kilo ആയിരുന്നു എടുത്തിരു അത് എടുത്തിരുന്നത് അത് നമ്മുടെ class ൽ നിന്ന് തന്നെ മുറിച്ച് അതെല്ലാം cut ചെയ്ത് juice അല്ല അടിച്ചിരുന്നത് ക ഏർ കത്തി കൊണ്ട് കുത്തി കുത്തി അത് ചെറുതാക്കിയിട്ട് അതിലേക്ക് പാല് മിൽമ പാല് ചേർത്തിട്ട് വളരേ ഏർ അതിലേക്ക് വെള്ളം ഒന്നും ചേർത്തിരുന്നില്ല വെറും പാല് മാത്രം പതിനഞ്ചോളം packet പാലുണ്ടായിരുന്നു വളരെ ഏറെ ചെലവായിരുന്നു ഞാൻ ആയിരുന്നു ഞാൻ ആണ് വത്തക്കയുടെ cash എടുത്തിരുന്നത് ഏർ ആണുങ്ങൾ എല്ലാവരും ആകംബടെ കൂടിയിട്ട് അവർ പാലിനുള്ള പെയ്‌സയും കൊടുത്തു കാരണം പാലിനാണല്ലോ വേല വരുന്നത് ഇതിന് വത്തക്കക്ക് ഏർ എന്റെ ഉപ്പയും ഉമ്മയും എല്ലാം സഹായിചതുകൊണ്ട് നിന്റെ sendoff അല്ലെ എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് വളരെ ഏർ വളരെ സഹായം ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് എന്റെ കയ്യിൽ ഇരുന്നൂറ് രൂപയും ഉണ്ടായിരുന്നു ബാക്കി എന്റെ ഉമ്മയും ഉപ്പയുംമ്പാടെ കൂടി എടുത്തിരുന്നു അല്ലെ ആ അത് ശരിയാണ് നിനക്ക് നല്ലതായിരിക്കും നിനക്ക് എല്ലാവരെയുംസഹായിക്കാൻ ഒരു മനസ്സുണ്ടല്ലോ നീ വത്തക്ക വാങ്ങിയത് കൊണ്ട് അവർക്ക് പാൽ മാത്രം വാങ്ങിയാൽ മതി അത് കൊണ്ട് തന്ന ഏർ എല്ലാവർക്കും കുടിക്കാൻ പറ്റി അല്ലെ

ആ അത് നമ്മുടെ headmaster ആയിരുന്നല്ലോ ഉം അതെപോലെ തന്നെ നമ്മൾ cake കണ്ടാൽ നമുക്ക് ആരാച്ചന്ന നമ്മളെ കുട്ടിപ്രായം വരുമല്ലോ അല്ലെ